സ്പീക്കർ 2

സ്പീക്കർ 2
സ്പീക്കർ 2
സ്പീക്കർ 2
സ്പീക്കർ 1 നമ്മൾ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു കുട്ടിക്കാലങ്ങളിൽ നിന്ന് നമ്മളുടെ ഇപ്പോഴുള്ള ഒരു യൗവന കാലത്തിലേക്ക് എത്തിനിൽക്കുമ്പോൾ നമ്മൾ പണ്ട് കാലത്തു നമ്മക്ക് വേനൽക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ആയിരുന്നു പിന്നെ മഴക്കാലം പിന്നെ വസന്ത കാലം
സ്പീക്കർ 1 പിന്നെ എന്താ മഞ്ഞുകാലം അങ്ങനെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് . പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ആയിക്കോട്ടെ പശ്ചിമ ഘട്ടത്തിൽ ഉണ്ടാവുന്ന മാരകമായിട്ടുള്ള മനുഷ്യരാൽ ഉണ്ടാക്കി എടുക്കുന്ന
സ്പീക്കർ 1 ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക ചില
സ്പീക്കർ 1 ചില ബുദ്ധിമുട്ടുകൾ ആയിക്കൊള്ളട്ടെ അതുകൊണ്ടു തന്നെ നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ ജീവിത ശൈലികൾക്കും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂപ്രകൃതിക്കും
സ്പീക്കർ 1 ഇപ്പോൾ അത് നമ്മളെ മാത്രമല്ല നമ്മളെപ്പോലെയുള്ള സഹ ജീവികളെയും സഹ ജീവജാലങ്ങളെയും അതിന്റെ പല സമയം തെറ്റി വരുന്ന
സ്പീക്കർ 1 സമയം തെറ്റി പെയ്യുന്ന മഴ കാരണമാകുന്നു . ചില സ്ഥലങ്ങളിൽ മഴ ലഭിക്കാതെ പോകുന്നു . ചില സ്ഥലങ്ങളിൽ വരൾച്ച ഉണ്ടാകുന്നു അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ സ്ഥിരതയുള്ള ഒരു
സ്പീക്കർ 1 കാലാവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. അമിതമായ കാർബൺ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഖനനം കൊണ്ടായിരിക്കാം
സ്പീക്കർ 1 അങ്ങനെ എന്ത് തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ടും ഇപ്പോൾ കൃത്യമായ ഒരു കാലാവസ്ഥ, കാലാവസ്ഥ നിരീക്ഷകർക്കുപോലും

സ്പീക്കർ 2 തീർച്ചയായിട്ടും കാലാവസ്ഥ പ്രവചിക്കുന്നവരെ ഒരു മണ്ടന്മാരായിട്ടാണ് കാണാറുള്ളത്
സ്പീക്കർ 2 എനിക്ക് തോന്നുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടു എന്ന് പറഞ്ഞാൽ ഒരു
സ്പീക്കർ 2 അയാള് ഒരു നിശിതമായ ഒരു കണക്കു കൂട്ടലുകളിലൂടെ ആയിരിക്കും അയാളുടെ കൃഷി ആരംഭിക്കുന്നത് അപ്പൊ ഇന്ന മാസത്തിൽ ലഭിക്കും ഭാഗ്യത്തിന് അന്ന് വിളവെടുക്കാം മുൻപായിട്ടു മഴ ലഭിക്കും . വിളവ് ഉത്പാദനം കൂടും എന്നൊക്കെ കരുതിയിട്ടാണ്
സ്പീക്കർ 2 കൃഷിയിറക്കി കഴിഞ്ഞു അന്ന് കൊടും ചൂടാണ് അല്ലെങ്കിൽ മഴ അനിയന്ത്രിതമായ രീതിയിൽ പെയ്തിറങ്ങി കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിലും വളരെയധികം കർഷകർ ബുദ്ധിമുട്ടിലാവും അത് അയാളെ മാത്രമല്ല അയാളെ കുടുംബത്തെ അയാളുടെ കുട്ടികളെ എല്ലാവരെയും ബാധിക്കും
സ്പീക്കർ 2 എല്ലാ കർഷകരെയും ബാധിക്കും കർഷകരെ മാത്രമല്ല അയാളെ കുടുംബത്തെയും മാത്രമാണ് എങ്കിൽ കുഴപ്പമില്ല എങ്ങെനെയെങ്കിലും അയാളെ സഹായിക്കാം . പക്ഷെ നമ്മളെ മറ്റുള്ള ജനങ്ങളെയെല്ലാം മുഴുവൻ ബാധിക്കുകയാണ് കാരണം നമ്മുടെ അരി ആയിക്കോട്ടെ എന്ത് ഉത്പന്നങ്ങൾ ആയിക്കോട്ടെ
സ്പീക്കർ 2 വിപണന വിപണിയെത്തന്നെ ബാധിക്കുന്നു . അതുവഴി ആളുകളുടെ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നു ഇത്കളിൽ ഒന്നായ ഭക്ഷണത്തെ തന്നെ ബാധിക്കുന്നഅവസ്ഥയിലേക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്
സ്പീക്കർ 2 മനുഷ്യന് കാലാവസ്ഥ വ്യതിയാനത്തിനെ മാറി മറിച്ചു കൊണ്ട് മനുഷ്യന്റെ കരങ്ങളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഇപ്പൊ പലപ്പോഴും നമുക്ക് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ മഴ ലഭിക്കാതെ ആർട്ടിഫിഷ്യൽ മഴ പെയ്യിക്കുന്ന ഒരു
സ്പീക്കർ 2 ഇത് കാണുന്നുണ്ട് . ഇവരൊക്കെ എത്ര മേൽ സാധ്യമാണ് എല്ലാ പേർക്കും കാര്യമല്ല. മാത്രമല്ല ആ ഒരു രീതി അവലംബിച്ചത് കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും അവിടെ കെട്ടഴിയുന്നുമില്ല അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറുന്ന അവസ്ഥ നമുക്ക കാണാൻ പറ്റത്തില്ല
സ്പീക്കർ 2 അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായും കാലാവസ്ഥയെ കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുത്തു നമ്മൾ പ്രകൃതിക്ക് ഏൽക്കുന്ന ദോഷങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറക്കാനായിട്ട് മനുഷ്യൻ മുന്നിട്ടിറങ്ങണം
സ്പീക്കർ 2 ഇത് നിസ്സാര കാര്യമല്ല . ഇന്നത്തെ തലമുറ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാലും നാളത്തെ തലമുറക്ക് ജീവിക്കാൻ ഒരുതരത്തിലുള്ള നിർവ്വാഹവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതിനിടക്ക് എല്ലാവരും
സ്പീക്കർ 2 ജാതി മത വർഗ്ഗ വർണ്ണ എന്താ പറയാ പ്രായ വ്യത്യസ്ത ഭേദമെന്യേ എല്ലാവരും മുന്നിട്ടിറങ്ങാതെ

സ്പീക്കർ 2 എപ്പോഴും കാലാവസ്ഥ വ്യതിയാനം മൂലം നഷ്ടപ്പെടുന്ന സമൂഹത്തെ സഹായിക്കാനൊക്കെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഉറപ്പു വരുത്താനായിട്ട്

സ്പീക്കർ 1 കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് മനസ്സിൽ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം നടന്ന ആ മഹാപ്രളയം രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും നടന്ന ആ വലിയ പ്രളയത്തെ കുറിച്ചാണ്
സ്പീക്കർ 1 ആ പ്രളയത്തിന്റെ സമയത്താണ് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട് പരിചയമുള്ള പ്രളയം എന്ന് പറയുന്നത് നമ്മുടെ ഈ തലമുറക്ക് കേരളത്തിലും അതെന്താണെന്നു മനസ്സിലാക്കാനായിട്ടു അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നു അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനായിട്ടും
സ്പീക്കർ 1 അത് അനുഭവിച്ചു അറിയാനായിട്ടു കഴിഞ്ഞിട്ടുള്ളത് . ഇപ്പോഴും പാരമ്പരാഗതമായിട്ടുള്ള വൈദ്യുതി ഉത്പാദനം മേഖല ആയിട്ടുള്ള ഡാമും മറ്റു പല രീതികളും വച്ച്
സ്പീക്കർ 1 നമ്മളുടെ വനത്തെ ആയിക്കൊള്ളട്ടെ നമ്മളുടെ മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നമ്മളുടെ
സ്പീക്കർ 1 പുഴ ആയിക്കൊള്ളട്ടെ കടൽ ആയിക്കൊള്ളട്ടെ ഒരു മികവിനെ ഒക്കെ തുരങ്കം വച്ചുകൊണ്ട്
സ്പീക്കർ 1 പലയിടങ്ങളിലും കെട്ടി നിർത്തുകയും അതിനെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആയിട്ട് ആ പാരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മക് അത് കാരണം ഉണ്ടാവുന്ന ഭവിഷ്യത്തു എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിന്റെ

സ്പീക്കർ 1 ഇത് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഇതൊരു തുടർക്കഥ ആവുകയും ഇതൊരു നിത്യ സംഭവം ആയി മാറുകയും പിന്നീട് വരും തലമുറക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പരുവപ്പെട്ടു പോവുകയും ആയിരിക്കാം ഒരു പത്തു പതിനഞ്ചു കൊല്ലത്തിനു ശേഷം സംഭവിക്കാൻ പോവുന്നത്
സ്പീക്കർ 1 അപ്പോൾ ഇന്നത്തെ തലമുറ നാളത്തെ തലമുറക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ചിലതുണ്ട് നമ്മുടെ മുൻപുള്ള മുൻഗാമികൾ നമുക്ക് വേണ്ടി

സ്പീക്കർ 1 നമ്മൾ മുമ്പോട്ട് പോവേണ്ടതായിട്ടുണ്ട് . നമ്മൾ നമ്മളെ സംസ്ഥാനത്തു പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തു ഒരുതരത്തിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത കൊണ്ടായിരിക്കാം നമുക്ക് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആയിക്കൊള്ളട്ടെ അതുമല്ലെങ്കിൽ

സ്പീക്കർ 1 പക്ഷെ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഉത്തരാഖണ്ഡ് ആയിക്കൊള്ളട്ടെ മറ്റു പല മേഖലകളിലും വളരെ നാശ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥ
സ്പീക്കർ 1 വ്യതിയാനം മൂലമുണ്ടാകുന്ന ചില ഭീമമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉടലെടുത്തു വരാറുണ്ട് . നമ്മൾ ഇപ്പോൾ ആഫ്രിക്ക എടുത്തുനോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ഒരിറ്റു വെള്ളം പോലും കിട്ടാത്ത രീതിയിൽ ഒരിറ്റു വെള്ളത്തിനു അവിടെ പെട്രോൾ കിട്ടും എന്നാണ് ഈയടുത്തൊരു
സ്പീക്കർ 1 ഒരു വിരമിച്ച സൈനികന്റെ ഒരു അഭിമുഖത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് . പെട്രോളിനാണ് അവിടെ വെള്ളത്തേക്കാൾ വിലക്കുറവ് അത്രയും വെള്ളം ലഭിക്കാൻ അത്രയും ഒരു
സ്പീക്കർ 1 അതുപോലത്തെ ഒരു പ്രദേശമായിട്ടാണ് ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളും കാണുന്നത് . അപ്പോൾ നമ്മക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ്‌ വെള്ളം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഒഴുക്കി കളയുക നമുക്ക അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം യാതൊരു തരത്തിലുള്ള
സ്പീക്കർ 1 ഒരു സംരക്ഷണവും നൽകേണ്ടതില്ല എന്ന നമ്മുടെ അറിവ് അറിവില്ലായ്മയാണ് ഭാവിയിൽ നമ്മുടെ വരും തലമുറക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്
സ്പീക്കർ 1 ഞാൻ വരുന്നത് ഇവിടെ വെള്ളം ലഭിക്കുകയും വെള്ളത്തിന്റെ സുലഭമായിട്ടു കിട്ടുന്ന വെള്ളത്തിന്റെ
സ്പീക്കർ 1 നിലവാരമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പക്ഷെ ഇതേ ഞാൻ ഒരുന വലിയ നഗരത്തിൽ പോയിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ നിലവാരവും ലഭിക്കുന്ന വെള്ളം എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളതും അവിടെ ഒരു ചോദ്യ ചിഹ്നമാണ്
സ്പീക്കർ 1 അപ്പം ശുദ്ധജലം പലയിടങ്ങളിലും നമ്മളുടെ കേരളത്തിൽപ്പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്
സ്പീക്കർ 1 അങ്ങനെ ലഭിക്കുന്ന സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലനിൽക്കുമ്പോൾ നമ്മക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽപോലും നമ്മളൊക്കെ ഒരു വാർധക്യത്തോട് അടുക്കുമ്പോൾ
സ്പീക്കർ 1 മധ്യ വയസ്കരാവുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ തലമുറക്ക് വെള്ളമെന്നു പറയുന്നത് ശുദ്ധ വെള്ളമെന്നു പറയുന്നത് ഇപ്പോൾ നമ്മൾ അണ്ണാനെ കാണുന്നത് പോലെ വളരെ ഒരു എന്താ പറയാ വളരെ അത്ബുധത്തോടുകൂടി വീക്ഷിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ടാകും
സ്പീക്കർ 1 ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങി കൊണ്ടിരിക്കുന്നത് . അപ്പോൾ ഈയൊരു ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് അശുദ്ധമായ വെള്ളത്തിലേക്ക് ഈ പ്രയാണം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിൽ നിന്ന് കുപ്പിയിൽ മേടിക്കുന്ന

സ്പീക്കർ 2 അഭിഷേക് പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല വായുവിന്റെ കാര്യം നോക്കുമ്പോൾ പേടിയാണ് . ഭീകരമായ കാര്യങ്ങൾ പടരുന്നതും വായുമലിനീകരണം. കാലാവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത്
സ്പീക്കർ 2 വായു മലിനീകരണം ഒക്കെയാണ് വായു മലിനീകരണം നാളെ , വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ് നാളെ ഓക്സിജൻ സിലിണ്ടറുമായി ഭൂമിയിൽ നടക്കേണ്ട ഒരു ഗതികേട് ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു
സ്പീക്കർ 2 ഭൗമ ഉപരിതലത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്കുള്ള എന്താ പറയാ താമസം വീട് മാറുന്നപോലെ ഗ്രഹാം മാറുന്ന അവസ്ഥയിലേക്ക്
സ്പീക്കർ 2 കാലമായിരിക്കയാണ് ആളുകൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വലിയ വലിയകാശുകാരന്മാരും കോടീശ്വരന്മാരും വലിയ വലിയ ചർച്ചകൾ നടക്കുന്ന കാലമാണ് . അവരുടെ തലമുറകളുടെ തലമുറ ഏത് ഗ്രഹത്തിൽ ജീവിക്കും
സ്പീക്കർ 2 അവിടെ എനിക്കിത്തിരി സ്ഥലം വേണം ആ ഒരു രീതിയിലേക്കുള്ള ചർച്ചകളിൽ എത്തി നിൽക്കുന്ന കാലമാണ് . എത്ര മേൽ ചർച്ച ചെയ്താലും
സ്പീക്കർ 2 എന്റെ കോളേജിലെ ഒരു സുഹൃത്തു വഴി ഞാൻ അറിഞ്ഞു . നമ്മൾ എഴുതുന്ന ഇമെയിൽ പോലും ഓരോ കുഞ്ഞി കുഞ്ഞി അങ്ങനെ ഒരു കാര്യത്തിൽ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം
സ്പീക്കർ 2 നാളെ ഒരു തലമുറ ഇവിടെ വരികയും നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റൊരു തലമുറ ഇവിടെ ജീവിക്കാൻ അവർക്കു വേണ്ടി കരുതി വെക്കാം എന്നുള്ള ചിന്തയിലേക്ക് നാം എത്തേണ്ടതുണ്ട് .. വളരെ അധികം അത്യാവശ്യമാണ്
സ്പീക്കർ 2 അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വായു വെള്ളം എന്നുള്ളത് പോലെത്തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന

സ്പീക്കർ 2 വീടിന്റെ പകുതി ഭാഗം ഇല്ല . മണ്ണിടിഞ്ഞു പോയി . പകുതി മനുഷ്യരില്ല . കൂടെ ജീവിച്ച മനുഷ്യരിൽ പകുതി പേരില്ല പോയി. വീടിന്റെ ഭാഗമേ മണ്ണിടിച്ചിലിൽ പോയി
സ്പീക്കർ 2 എന്ത് കൊണ്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത് തീർച്ചയായും അത് കാലാവസ്ഥയുടേതാണ് നമുക്ക് ഒരുതരത്തിലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാലാവസ്ഥയുടെ പോക്ക് അതെന്തുകൊണ്ടാണ് മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് കൊണ്ടാണോ പാടശേഖരം നികത്തി അവിടെ കെട്ടിടം പണിതത് കൊണ്ടാണോ
സ്പീക്കർ 2 എന്നതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക കുഞ്ഞു മനുഷ്യൻ അധികാരികളുടെ തലയിലേക്ക് അത് അവര് ചെയ്യേണ്ടതാണ് അവർ തന്നെ ചെയ്തോട്ടെ നമ്മക്ക് ഇപ്പൊ നമ്മുടെ കാര്യം നോക്കീട്ട് പോവാം ആ ഒരു രീതിയിൽ നിന്ന് മാറി സമൂഹം ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ അഭിഷേകിന് തോന്നുന്നത്
സ്പീക്കർ 1 ആഹ് തീർച്ചയായിട്ടും ഈ വായുവിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിവന്നത് നമുക്ക് ഇന്ന് ഡൽഹിയിൽ കിട്ടുന്ന വായുവിന്റെ നിലവാരമാണ്

സ്പീക്കർ 1 വായുവായിട്ടു വായുവിനോടൊപ്പം വായുവിനെ മലിനീകരിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. മലീമസപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്
സ്പീക്കർ 1 അതുപോലെ ഒരു യാത്രാ വിവരണം വായിച്ചപ്പോൾ അതിൽനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് ലഡാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു

സ്പീക്കർ 1 അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് നമ്മുടെ ഭാവിയിൽ നമ്മക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമുക്ക് അറിയാം നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട ആവശ്യങ്ങൾ ഉണ്ട്
സ്പീക്കർ 1 ഒന്നു ഭക്ഷണം കിടക്കാൻ നല്ല ഒരിടം ശ്വസിക്കാൻ നല്ല വായു ഇതൊക്കെ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഒന്നാണ് . ഒരു മനുഷ്യന്
സ്പീക്കർ 1 കൃത്യമായും വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവന് ജീവിക്കാൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കുന്ന
സ്പീക്കർ 1 ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം ഇനി വരുന്ന വികസനങ്ങൾ സുസ്ഥിരമായ വികസനങ്ങൾ ആണ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അതിനു വേണ്ട ഒരു പ്രഥമ പരിഗണ കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു

സ്പീക്കർ 2 കാണുക എന്നത് ഭയങ്കരമായിട്ടു ചിന്തിക്കാൻ വയ്യ നമ്മൾ നമ്മളുടെ തലമുറ തലമുറക് വേണ്ടി നമ്മൾ നന്നായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്